എത്ര എളുപ്പമാണെന്നോ ഇത് ഉണ്ടാക്കാൻ വെറും അഞ്ച് minute മാത്രം മതി town ഇൽ ഉദ്യോഗസ്ഥരായ മക്കളുടെ അടുത്ത് താമസത്തിനെത്തിയ ഒരമ്മയുടെ അനുഭവമാണിത് ഏതായാലും രണ്ട് മാസം മക്കളുടെ കൂടെ ചെലവഴിക്കാൻ ഒരുങ്ങി വന്നമ്മ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ തന്റെ കുഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോയി. കേരളീയർക്ക് പ്രിയങ്കരമായിരുന്ന പൊടിയരി കഞ്ഞിയും കടുമാങ്ങയും പപ്പടവും ഇഡ്ഡലിയും ദോശയും ചമ്മന്തിയും അപ്പവും കപ്പയും മീൻകറിയും

പകരം ബിരിയാണി fried rice chilly chicken ginger chicken തുടങ്ങിയ നിരവധി വിഭവങ്ങൾ കേരളത്തിലെ കുഗ്രാമത്തിൽ വരെ സുലഭമായിക്കൊണ്ടിരിക്കുന്നു കയിഞ്ഞ തലമുറ പകല് മുഴുവൻ പറമ്പിലും പാടത്തും ചുട്ടുപൊള്ളുന്ന വെയിലത്തു നിന്ന് അധ്വാനിച്ചതിന് ശേഷം വന്ന്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 വെള്ളം കുടിച്ചാലെ ദാഹം മാറൂ എന്ന സ്ഥിതിയായിട്ടുണ്ട് നമ്മുടെ ഉപഭോഗ സംസ്‍കാരം മാറി വന്നപ്പോൾ ഭക്ഷണ ക്രമത്തിലും രുചിയിലും തന്നെ വളരെ ഏറെ മാറ്റങ്ങൾ സംഭവിച്ചു വൈദേശിക വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറി അറിയുന്നവർക്ക് അടുക്കള പണി പോലും കിട്ടാത്ത അവസ്ഥ ആണ് ഇന്നുള്ളത് വിദേശീയർ സംസ്കാരം ഉൾക്കൊണ്ട് നമ്മുടെ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 മലയാളികൾ ആവട്ടെ restaurant കളിൽ പോയി ചൈനീസ് വിഭവങ്ങളും soup ഉം tandoori യും ഒക്കെ വാങ്ങി വയറ് വീർപ്പിച് കീശ കാലിയാക്കുന്നു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 നമ്മുടെ ഭക്ഷണ ശൈലി അവരുടെ ഭക്ഷണ ശൈലി ആയി സ്വീകരിക്കുന്നു. ഇതിന്റെ മാറ്റം ന നമ്മുക് അനുഭവിക്കാൻ കഴിയുന്നത് നമ്മൾ നമ്മുടെ പരിസരങ്ങൾ ഒന്ന് വീക്ഷിച്ചാൽ മതി നമ്മുടെ നമ്മുട ഏർ tourist കൾ വരുന്ന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 നമ്മുടെ നാട്ടിലെ വിഭവങ്ങൾ നമ്മുടെ ചോറ് നമ്മുടെ കഞ്ഞി നമ്മുടെ അച്ചാർ നമ്മുടെ ചമ്മന്തി ഇതൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി കേരളാ ഹോ കേരളാ വിഭവം എന്ന് ഉള്ള പേരിൽ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 വിദേശത്ത് പോയി hotel കൾ കേരളക്കാരുടെ ഹോട്ട കേരളാ വിഭവങ്ങളുടെ hotel ഉണ്ടാക്കുമ്പോ അതിലെ ഉപഭോക്താക്കൾ അതിൽ സാധനം വാങ്ങാൻ വരുന്നവര് കൂടുതലും മലയാളികളേക്കാൾ ആരായിരിക്കും അവിടുത്തെ വിദേശികളായ ആളുകളാണ് കേരള വിഭവത്തിന്റെ സ്വാദറിഞ്ഞ അവർ മലയാളക്കരയിൽ എത്തുമ്പോ നാം വിദേശ വിഭവങ്ങൾക്കായി hotel കൾ കയറി ഇറങ്ങുന്നു നമ്മള് ഭക്ഷണം കഴിക്കാൻ അവര് നമ്മുടെ hotel കളില് കയറുമ്പോ നമ്മള് അവരുടെ ഭക്ഷണം കഴിക്കാൻ ആയിട്ട് അവരുടെ hotel ഏർ അങ്ങനത്തെ തയ്യ തയ്യാറെടുപ്പും set up കളും ഒക്കെ നടത്തിയ hotel കളിൽ കയറി ഇറങ്ങുന്നു ഇടക്കൊക്കെ കുടുംബവും ഒത്ത് restaurant ഇൽ പോയി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അത് തൻ തന്റെ status നെ ബാധിക്കുന്ന കാര്യമല്ലേ നമ്മുടെ കാഴ്ചപ്പാടിൽ വന്ന മാറ്റമാണ് ചില ആളുകൾക്കൊക്കെ ഇടക്കൊക്കെ പോയി ഇത്തരം വിഭവങ്ങൾ ഇത്തരം ഭക്ഷണങ്ങൾ കഴിച്ചില്ലെങ്കിൽ അത് തന്റെ image നെ തന്റെ status ന് മോശമാണ് എന്നുള്ള ഒരു രീതിയിലുള്ള രീതിയൊക്കെ ഇപ്പോൾ സമൂഹത്തിൽ നടന്നു കൊണ്ടിരിക്കുന്നു പലപ്പോഴും എന്താണ് കഴിച്ചത് എന്നോ അതിന്റെ ഗുണം എന്താണെന്ന് അറിയാതെ ആണ് പരാ പരാക്രമങ്ങൾ menu നോക്കി അത് ഇത് എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥ ആണ് പലർക്കും ഉള്ളത് മറ്റുള്ളവരുടെ മുമ്പിൽ തന്റെ കൃത്രിമ വ്യക്തിത്വം ഉയർത്തണം താൻ ഉണ്ടാക്കി എടുക്കുന്ന ഈ വ്യക്തിത്വം മറ്റുള്ളവരുടെ മുമ്പില് ഏർ ഉണ്ടാക്കി എട് അത് ഉയർത്തുക എന്നുള്ളതാണ് താൻ ഏർ menu നോക്കി പലേ ഭക്ഷണങ്ങളും order ചെയ്ത് അത് status വെക്കുമ്പോ അവന്റെ കൃതിമ image കൂട്ടുക എന്നുള്ളതാണ് അവൻ ലക്ഷ്യം വെക്കുന്നത് സ്വന്തം നിലത്തിൽ കൃഷി ചെയ്ത നല്ല കുത്തരി വീട്ടിൽ വെച്ചുകൊണ്ടായിരിക്കും ഈ കഷ്ട്ടപ്പാടുകൾ സഹിക്കുന്നത് സ്വന്തം വീട്ടില് അവന് പാടത്ത് കൃഷി ചെയ്ത് ഉണ്ടാക്കിയ നല്ല കുത്തരി ഉണ്ടാകും ഈ കുത്തരി കൊണ്ടൊന്നും ഭക്ഷണം തയ്യാറാക്കാതെ അവൻ ഹോട്ടലുകളിൽ പോയി വിദേശികളുടെ വിദേശ ഭക്ഷണം menu നോക്കി സ്വീകരിക്കുന്നു വിദേശീയരും മറ്റും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

എന്റെ കൊച്ചിന് noodles മാത്രം മതിയെന്ന് പറയുന്ന അമ്മയുടെ ധാരണ ഞങ്ങൾ ഒരു പടി കൂടി ഉയർന്നു എന്നതാണ് ചോറും ചപ്പാത്തിയും school ഇൽ കൊണ്ട് പോകാൻ കുട്ടികൾക്ക് നാണക്കേടാണ് അവർക്ക് sandwich തന്നെ വേണം ഇല്ലെങ്കിൽ തന്റെ status ന് കുറച്ചിലാണ് ചോറും കറിയും ഒക്കെ school ലേക്ക് കൊണ്ട് പോകുന്ന കുട്ടികൾ കുറവായി കാണുന്നു അവരിക്ക് ഈ sandwich പോലത്തെ ഭക്ഷണങ്ങൾ കൊണ്ട് പോകുന്നതാണ് താൽപ്പര്യം അവർക്ക് അത് തയ്യാറാക്കി കൊടുക്കുന്ന മാതാപിതാക്കൾക്കും അത് തന്നെ ആണ് താൽപ്പര്യം status ന ഏർ കുറവില്ലാത്ത രീതിയിൽ കാണുന്ന രീതിയിൽ ഏർ അവർക്ക് സംചാതമാകുന്നു ദിവസേനെ എന്നോണം വിപണ വിപണിയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന പുതിയ വിഭവങ്ങൾ അസ്വ ആസ്വദിച്ചറിയുവാൻ ഈ തലമുറക്ക് ഉള്ള ആഗ്രഹവും ഭക്ഷണ രീതിയും മാറിവരുവാൻ കരണമാക്കിയിട്ടുണ്ട് കാട്ടു കനികളും പച്ചിലകളും പച്ചമരുന്നും ഉപയോഗിച്ചു ദീർഘകാലം ആരോഗ്യത്തോടെ ജീവിച്ചിരുന്ന ആദിവാസികളിൽ പോലും സായിപ്പിന്റെ സംസ്കാരം നിലവിൽ വന്നു ഭക്ഷണത്തിലും അത് പ്രകടമാണ് വയനാട്ടിലെയും ഇടുക്കിയിലെയും ആദിവാസികൾ സാക്ഷരതായപ്പോൾ ബോധവൽക്കരിക്കപ്പെട്ടപ്പോൾ അവരും radio യും tv യുംകേൾക്കുവാനും കാണുവാനും തുടങ്ങി ഉത്തമ ജീവിതത്തിന് സന്തോഷത്തിന് tv യിൽ കണ്ട ഭക്ഷണം കഴിക്കണം എന്ന ധാരണ അവരിലും ഉരുത്തിരിഞ്ഞു

നമ്മുടെ പാരമ്പര്യ ഭക്ഷണം പോഷകങ്ങളുടെ കലവറയാണ് നമ്മളെ ആദിവാസികൾ പോലും ഇത്തരം ജീവിത രീതികൾ സ്വീകരിച്ചു വരുന്നു എന്നതാണ് നാം കണ്ടു വരുന്നത് കേരള വിഭവം കേരളത്തിൽ ഏർ നമ്മ പാര്യമ്പര്യമായിട്ട് നമുക്ക് ഉണ്ടായിരുന്ന വിഭവം അപരിഷ്‌കൃതവും fast food പരിഷ്‌കൃതവും ആണ് എന്ന് ഒരു തെറ്റായ ധാരണ മാറ്റി പോഷകങ്ങൾ അടങ്ങിയ പാരമ്പര്യ ഭക്ഷണങ്ങളിലേക്ക് നമുക്ക് മടങ്ങി വരാം അത് വഴി നമുക്ക് ആരോഗ്യവും ആയുസ്സും കൂട്ടുവാൻ നമുക്ക് ശ്രമിക്കാം ചുരുക്കത്തില് നമ്മുടെ ആഹാര രീതിയും ആരോഗ്യവും എന്നുള്ള വിഷയത്തില് നമ്മുടെ ആര്യോഗം സംരക്ഷിക്കണം എങ്കിൽ നമ്മൾ പൂർണ്ണമായും നമ്മുടെ പരമ്പരാഗത രീതിയിൽ നമുക്ക് ലഭിച്ച

എല്ലാവർക്കും നമസ്‌കാരം ഞാൻ ഇവിടെ ഇന്ന് പറയാൻ പോകുന്നത് ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെ എന്ന് ആണ് ബിരിയാണി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒട്ടുമിക്യ ആൾകാർക്കും ഇഷ്ട്ടമുള്ള ഒരു വിഭവാണ് ബിരിയാണി ഒരു വിധം ഉം സാധനങ്ങൾ ഒക്കെ ഉൾകൊള്ളിച്ചു കൊണ്ട് അതായത് പച്ചക്കറികളും എല്ലാ non veg ആണെങ്കിലും veg ആണെങ്കിലും ഒക്കെ ഉപയോഗിച്ചു കൊണ്ടുണ്ടാക്കുന്നത് ആയത് വളരെ taste ഉം കൂടുതലാണ് ഒരു വിധം എല്ലാർക്കും എല്ലാർക്കും ഇഷ്ട്ടമുള്ള വിഭവമാണ് ബിരിയാണി ഇത് ഇണ്ടാക്കണെങ്കിലും ശരി ഒരുപാട് time എടുക്കും എങ്കിലും ശരി ജനങ്ങൾ ഇത് തന്നെയാണ് കാര്യായിട്ട് ഇണ്ടാക്കുന്നത് അപ്പൊ ഇതിന്

നമ്മൾ അതിനായിട്ട് വേറൊരു പേര് പല പേരിലായിട്ട് അറിയപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു അരി വാങ്ങണം അതിനു ശേഷം നമ്മൾ ഓരോ kilo കണക്ക് ഇണ്ട് ഇത്ര ആൾക്ക് ഇത്ര kilo എന്നൊക്കെ ഇണ്ട് അതായത് ഇപ്പോ ഒരു ഒരു kilo കൊണ്ട് ഇപ്പോ ഏഴ് ആൾ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 അതിക് വേണ്ടത് സവാള വേണം തക്കാളി വേണം പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഏർ വേപ്പിൻ്റെ ഇല മല്ലിച്ചപ്പ് പു ഹും പുതീന കറിവേപ്പില പിന്നെ അതുപോലെ ക്യാരറ്റ് ഹും തക്കാളി പിന്നെ ഹും തൈര് വേണം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാണം ഇതൊക്കെ ആദ്യം വേടിച്ച് set ചെയ്ത് വെച്ചെൻ ശേഷയുള്ളു ബിരിയാണി വെക്കാൻ നിക്കാൻ പറ്റുള്ളൂ എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇത് ബിരിയാണി വെക്കാൻ വേണ്ടിട്ട് വെള്ളം കൊർച്ച് നേരം വെള്ളത്തിൽ കൊർച്ച് നെരം അരി വെള്ളത്തിൽ ഇട്ട് വെക്കണം കുതിർന്ന് ഏർ കിട്ടാൻ വേണ്ടിട്ട് ആണ് അത് അതിനു ശേഷം പിന്നീട് നമ്മൾ ഏർ ഏർ കൊർച്ച് എണ്ണ നമ്മൾ oil ഒ അല്ലെങ്കിൽ sun flower oil ഒ ഒക്കെ ഒഴിച്ചിട്ട് കോഴിനെ ആദ്യം കഴുകിയെടുക്കണം. കോഴിനെ കഴുകി എടുത്തിട്ട് ആ കോഴിക് നമ്മൾ കൊർച്ച് മുളക്പൊടിയും കൊർച്ച് പിന്നെ colour അതായത് food colour ഇണ്ടല്ലോ red അത് ഇട കൊർച്ച് ഉപ്പ് ഇട ഇത് ഇട്ടിട്ട് നന്നായിട്ട് mix ചെയ്യണം അപ്പോ ഒരു ചൊമപ്പ് colour ആയിട്ട് chicken കിട്ടും അയിന് ശേഷം ഇതിനെയൊന്ന് എണ്ണയിൽ ഇട്ട് പൊരിക്കണം അയിന് വേണ്ടീട്ടാണ് നമ്മൾ ഈ എണ്ണ ആദ്യം ചട്ടിയില് ഇട്ടിങ്ങാണ്ട് ചൂട് ആകണത് എന്നിട്ട് ഈ കോഴി ആണെങ്കിലും ഏർ beef ആണെങ്കിലൊക്കെ അതിലിട്ടുങ്ങാണ്ട് ഒന്ന് പൊരിച്ച് എടുക്കണം എന്നിട്ട് പൊരിച്ച് എടുത്തതിന് ശേഷം അത് മാറ്റി വെക്ക പിന്നീട്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

അതിന് ശേഷം ഇത് രണ്ടും mix ചെയ്യണം ഈ ഉള്ളിയും അണ്ടിപരിപ്പും മുന്തിരിയും തമ്മിൽ mix ചെയ്ത് വെക്ക പിന്നീട്‌ ശേഷം അതെ പാ ത്ത്തിൽ തന്നെ നമ്മൾ കൊർച്ച് നമ്മൾ ആദ്യം ഏർ കോഴി ആണെങ്കിലും എർച്ചി ആണെങ്കിലും എന്താണെങ്കിലും എർച്ചി വേവിച്ചു വെച്ച ആ എണ്ണ ഇണ്ടല്ലോ അത് ഒഴിചിങ്ങാണ്ട് അതിലേക്ക് കൊർച്ച് സവാള വീണ്ടും ഇട masala ക്ക് വേണ്ടിട്ടാണ് ഈ സവാള വീണ്ടും ഇടുന്നത് സവാള ഇട്ട് കൊറെ നേരം വയറ്റ അതിലേക്ക് കൊർച്ച് ഉപ്പും ഇടണം എന്നാലെ അത് പെട്ടന്ന് വയറ്റിക്കിട്ടു നമ്മക് masala ഏർ ഇണ്ടാകാൻ വേണ്ടിട്ട് അപ്പോ പിന്നീട് അയിലേക്ക് അത് ഒന്ന് വയറ്റി വരുന്ന സമയത് അതിലേക്ക് നമ്മൾ കൊർച്ച് തക്കാളി അരിഞ്ഞിട ഒരു kilo ന് ഒക്കെ ആണെങ്കിൽ ഒരു മൂന്നോ നാലോ തക്കാളി ഇട അത് തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് അതിനെയൊന്ന് ഏർ വയറ്റി എടുക്ക ശേഷം അതിലേക്ക് കൊർച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ അതുപോലെ ചെറിയുള്ളി ഇത് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് mix ചെയ്തിട്ട് ഇതിലേക്ക് വീണ്ടും ഇടുവ mixy ൽ ഇട്ടിട്ട് അരച്ചെന് ശേഷം ആ കൂട്ട്

വീണ്ടും വഴറ്റണം ഇത് നന്നായിട്ട് വയറ്റുന്നത്തിന് അനുസരിച്ചിട്ടാണ് taste കൂടുന്നത് ഇത് വയറ്റിട്ട് പിന്നീട് അയിക് ഇടണ്ടത്ത് കൊർച്ച് മഞ്ഞ പൊടി അത് ഓരോ ഏർ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 അത് നോക്കിന് ശേഷം പിന്നെ ഇട്ട മതി ഉപ്പ് ഇത് ഒക്കെ ഇട്ട് നന്നായിട്ട് വയറ്റ അതിനുശേഷം നമ്മൾ ആദ്യം അവിടെ മാറ്റി വെച്ച എർച്ചി ഇണ്ടല്ലോ ആ എർച്ചി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 കൊർച്ച് എന്ന് പറയും garam masala നമ്മൾ ഈ പട്ട കറാമ്പൂവ് ഏലക്ക ഒക്കപാട് കൂട്ടിട്ടൊന്ന് അരച്ച് എടുക്ക അതായത് പൊടിച്ച് mixy യിൽ പൊടിച്ചെടുത്തിട്ട് അതും കൊർച്ച് ഇടണം ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് എളക്കി കൊടുക്ക എളക്കി കൊടുത്തതിനുശേഷം ഏർ ഉപ്പ് നോക്ക ഉപ്പ് ഉണ്ടോ എരുവ് ഇണ്ടോ എന്ന് ഒക്കെ നോക്കിട്ട് അതിന് അൻസരിച്ചിട്ട് ഇല്ല എന്നുണ്ടങ്കിൽ അത് ഇട്ട് കൊടുക്ക ഉപ്പ് ഇല്ലെങ്കിൽ മൊളക് ഇല്ലെങ്കിൽ ഒക്കെ ഇട്ട് കൊടുക്ക എന്നിട്ട് നന്നായിട്ട് വീണ്ടും mix ചെയ്തുകൊടുക്ക എന്നിട്ട് നന്നായിട്ട് mix ചെയ്യുമ്പോ പിന്നെ കൊർച്ച് അളവ് പാകായിട്ട് വരും അതിൻ്റെ masala ഒക്കെ അപ്പോ അത് നമ്മൾ ഒന്ന് മാങ്ങിവെക്ക അത് എന്നിട്ട് പിന്നെ നമ്മൾ ചോർ വെക്കാനുള്ള കലം അടുപ്പത് വെക്കണം അതിൽ ഇടണ്ടത് എന്ന് വെച്ചുകഴിനാൽ നമ്മൾ കൊർച്ച് ഉപ്പ് ഇടണം പിന്നെ ഒരു പട്ടൻ്റെ ഒരു പൊട്ട് അതുപോലെ കറാമ്പൂവ് ഏലക്ക ഇതൊക്കെ ഈ വെള്ളത്തിൽ ഇടണം കൊർച്ച് ഉപ്പ് പിന്നെ കൊർച്ച് ക്യാരറ്റ് അരിഞ്ഞത് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് തള്ളപിക്ക ഇത് തെളക്കുന്ന സമയത് നമ്മൾ കുതിരാൻ വേണ്ടി വെച്ച അരി ഇതിലേക് ഇട വെള്ളല്ലാതെ ഇതിലേക് ഇട്ടിട്ട്

വറ്റിച്ചു വെക്കുന്നതും ഇണ്ട് നമ്മൾ ഊറ്റി എടുത്ത് വെക്കുന്നതും ഇണ്ട് ഞാന്പിന്ന ഞാൻ ഇവിടെ വെക്കാറുള്ളത് ഊറ്റി എടുത്തിട്ട ഊറ്റി എടുത്തിട്ട് നമ്മൾ അത് ഒരു ഓട്ടപാത്രത്തിലേക് മാറ്റിയിട വെള്ളം തുർന്ന് കിട്ടാൻ വേണ്ടീട്ട് എന്നിട്ട് അതിനുശേഷം പിന്നെ ഈ ആദ്യം ഇണ്ടാക്കിയ masala എർച്ചിൻ്റെ masala കൂട്ട് ഇണ്ടല്ലോ അത് വീണ്ടും അടുപ്പത് വെച്ചങ്ങാണ്ട്‌ ഒന്നുംകൂടെ ചൂടാകാ എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ അരിനെ കൊർചൂശെ കൊർചൂശെ ആയിട്ട് ഇടുക കൊർച്ച് ഇട്ടയ്‌ന അയിന്ശേഷം അയ്ൻ്റെ മേലെ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 അങ്ങനെ അത് അടച്ച് വെക്ക ആ sorry അടച്ചുവെക്കുന്നതിൻ മുന്നേ നമ്മൾ കൊർച്ച് കൂടി പുതീന അയിൻ്റെ മേലെ കൂടി വെച്ചുകൊടുക്കണം എന്ന അതിൻ്റെ ആ taste ആ മണം ഒന്നുൻകുട കിട്ടും എന്നിട്ട് പിന്നെ അത് നന്നായിട്ട് അടച്ച് ആവിപോകാത്ത രീതിയിൽ അടച്ചിട്ട് അതിൻ്റെ മേ അത് നമ്മൾ അടപ്പത് വെക്ക അടുപ്പത് വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ എന്ത്‌ ചെയ്യണം പിന്നെ ഒരു കനം കൂടാൻ വേണ്ടിട്ട് കനം ഇരിക്കാൻവേണ്ടീട്ട് കുറച്ച് വെള്ളം ഏർ വെള്ളം നിറച്ചൊരു പാത്രം കൊറച്ച് വലിയ ഒരു പാത്രം എന്തെങ്കിലും ഇതിൻ്റെ അടപ്പിൻ്റെ മേലെ വെക്ക അതിൻ്റെ അതിന് ശേഷം അതിൻ്റെ നാല് ഭാഗത്തും കൊർച്ച് കനൽ നമ്മൾ തീവെച്ച കനൽ ഇണ്ടാവില്ലേ അടുപത്താണെങ്കിൽ തീവെച്ച കനൽ ഇണ്ടാവും gas ഇൽ ആണെങ്കിൽ അത് ഇണ്ടാവില്ല അതുപിന്നെ കുഴപ്പില്ല ആ ഒരു കനം വെച്ച ആ ഒരു പാത്രം മാത്രം മതി അല്ല അടപത്താ വെച്ചിട്ടുള്ളത്‌ എന്നുണ്ടങ്കിൽ നമ്മൾ കനം വെച്ച ആ പാത്രം എന്തുചെയ്യ അതിന് ന നാല് ഭാഗവും കൊർച്ച് കനൽ ഇട്ടിട്ട് അതും കൂടെ വെക്ക അത് കൊർച്ച് അതിൻ്റെ അടിയിൽ കനൽ ഉണ്ടോ എന്ന് നോക്കണം ഇണ്ട് എന്നുണ്ടങ്കിൽ അത് മാറ്റിവെക്ക കാരണം അടി കരിഞ്ഞുപോകും വെള്ളം ഏർ എന്താ ഇണ്ട് ഇല്ല എന്നുണ്ടങ്കിൽ ചിലപ്പോൾ അത് കരിഞ്ഞുപോകും വെള്ളം കാര്യമായിട്ട് ഇണ്ടാവില്ല അതുകൊണ്ടാണ് അത് പറഞ്ഞത് അയിൻശേഷം കൊർച്ച് കഴിഞ്ഞ് ഏകദേശം ഒരു മുക്കാമണിക്കൂർ ഒരു മണിക്കൂറിന് ശേഷം അത് ഒന്ന് തോർന്നിട്ട് നന്നായിട്ട് എളക്കിക്കൊടുക്ക അപ്പൊ അത് ബിരിയാണി mix ആയി കിട്ടും taste ഇണ്ടാവും പിന്നെ അതിലേക് കൂട്ടായിട്ട് വേണ്ടത് കൊർച്ച് ഉള്ളി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 തൈര് അതാണ് തൈര് ചട്ടിനി എന്ന് പറയണത് പിന്നെ ഇതിന് കൂട്ടാൻ പറ്റുന്നത് കൊർച്ച് ചമ്മന്തി ഇണ്ടാക്കാം അതും കൊർച്ച് tasty ആണ് അതായത് കൊർച്ച് ഏർ തേങ്ങയും അതിലേക് പച്ചമുളകും ഇഞ്ചിയും പിന്നെ വേപ്പിൻറ്റെല അത് പോലെ പുതീന കൊർച്ച് വിനാഗിരി ഇത് ഒക്കെ കൂട്ടിട്ട് mix ചെയ്യ അത്പോലെ ഉപ്പ് ഇതൊക്കെ കൂട്ടി നന്നായി mix ചെയ്തിട്ട് ഒരു ഏർ ഒരു ചമ്മന്തി ഇണ്ടാക്കി കഴിഞ്ഞാൽ ഈ ബിരിയാണിക്ക് നല്ല taste ആ

ഞാനിവിടെ പറയാൻ പോകുന്നത് ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തെ കുറിച്ചാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് നമ്മുടെ രാജ്യം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ രണ്ടു പേരുകളിലായാണ് വളരെയധികം അറിയപ്പെടുന്നത് ഇന്ത്യ ഹിന്ദുസ്ഥാനെന്നും ഭാരതമെന്നും അറിയപ്പെടുന്നു ഏകത്വമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത വിസ്തൃതിയിൽ ലോകത്തിലെ ഏഴാമത്തെ വലിയ രാജ്യവും ജനസംഘ്യയുടെ കാര്യത്തിൽ രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. ജനസംഘ്യയുടെ കാര്യത്തിൽ ഇന്ത്യ രണ്ടാമതാണ് എന്ന് പറയപ്പെടുകയാണെങ്കിലും എത്രയോ നമ്മുടെ കയ്യിലെണ്ണാവുന്ന ദിവസത്തിനുള്ളിൽ തന്നെ ഇന്ത്യ ഒന്നാമതായി മാറുമെന്നത് നമ്മുക്ക് സം സംശയമില്ല പക്ഷെ ഇന്ത്യയിൽ ജനസംഖ്യ എത്രമാത്രം ഉണ്ടെങ്കിലും ജനസംഖ്യക്ക് അനുസരിച്ച് നമ്മുടെ ജനങ്ങൾ ജനസംഘ്യക്കനുസരിച് പോഷകാഹാരമായ ഭക്ഷണമോ ആരോഗ്യകരമായ ജീവിതമോ എല്ലാവർക്കും നല്കപ്പെടാൻ നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞിട്ടില്ല ഇന്ത്യ എന്ന രാഷ്ട്രത്തിൽ എത്രയോ ജനങ്ങൾ ഭക്ഷണം കിട്ടാതെ പട്ടിണിയിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും കടന്നു പോകുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ഒരേ നിലയിലുള്ള ഒരേ നിരയിലുള്ള ഭക്ഷണങ്ങൾ നൽകാനോ അവർക്ക് ആവശ്യമായ സാധന സേവനങ്ങൾ എത്തിക്കാനോ നമ്മുടെ ഭരണകൂടത്തിന് സാധിച് സാധിച്ചിട്ടില്ല എന്നത് പരമ പ്രധാനമായ ഒരു കാര്യമാണ്. ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിയേഴിൽ august പതിനഞ്ചിന് british ഭരണത്തിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്യ്രം ലഭിച്ചു. ഇന്ത്യയിൽ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ട്. august പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്യ്രം ലഭിച്ചു എന്നതിൽ ഏറ്റവും പരമപ്രധാനമായ ഒരു മനുഷ്യനാണ് മഹാത്‌മാ ഗാന്ധി. മഹാത്‌മാ ഗാന്ധി പല സമരങ്ങളിലും അദ്ദേഹം എത്രയോ എത്രയോ എത്രയോ എത്രയോ ആളുകളുടെ മുൻപിൽ കൈനീട്ടിയും യാചിച്ചും british കാരോട് എതിർത്ത് നിന്നും പോരാടിയും നമ്മുക്ക് വേണ്ടി എടുത്ത സ്വാതന്ത്യ്രമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഇന്ത്യ എന്ന രാജ്യത്തിന്റെ സൊ ഇന്ത്യ എന്ന രാജ്യം എത്രമാത്രം വലുതാണോ അത് പോലെത്തന്നെ നമ്മൾ നമ്മുക്ക് ഈ സ്വാതന്ത്യ്രം നേടിത്തന്ന മനുഷ്യന്മാരെയും നമ്മൾ അത്രമാത്രം സ്നേഹിക്കുക തന്നെ ചെയ്യണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് january ഇരുപത്തി ആറിനാണ് ഇന്ത്യ republic ആയി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ ദേശിയ ഭാഷയായി കണക്കാക്കപ്പെടുന്നത് ഹിന്ദിയാണ്.

സൃഷ്ടിക്കപ്പെടുന്നു എന്നത് നമ്മുടെ വേദനകളിലേക്ക് അകപ്പെടുത്തുന്നു. പല രാജ്യങ്ങളും ഇന്ന് പല കലാപങ്ങളിലൂടെയും പല പ്രശ്നങ്ങളിലൂടെയും അകപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ രാജ്യം വ്യത്യസ്‌തമായി നിലകൊള്ളുന്നു എന്നത് നമ്മുക്ക് വളരെ സന്തോഷം നക്കുന്ന കാര്യമാണ്. കാരണം നമ്മുടെ രാജ്യങ്ങളിൽ ഹിന്ദു muslim cristians ബുദ്ധൻ ജൈന മതക്കാർ അങ്ങന പല തരം പല ഭാഷകൾ പല വർഗക്കാർ. പല ജാതിയിലകപ്പെട്ട ആളുകൾ ഒന്നിച്ചായി ഇന്ത്യയിൽ ജനിക്കുന്നു എന്നത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. നമ്മുടെ മഹാല്മ ഗാന്ധിജിയും രവീന്ദ്രനാഥ് ടാഗോറും അബ്ദുൽ കലാമും അതുപോലെ തന്നെ നമ്മുടെ ഷൗക്കത്തലി അബ്ദുൽ കലാം അത് പോലെത്തന്നെ അയ്യങ്കാളി അങ്ങനെ എത്ര എത്രയോ മഹാന്മാർ നമ്മുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം തുടങ്ങിയ നിരവധി മഹാന്മാർക്ക് ജന്മം കൊടുത്ത നാടാണ് നമ്മുടെ ഇന്ത്യ ഇന്ത്യയുടെ തനതായ സംസ്കാരങ്ങൾ ചരിത്ര പ്രധാനമായ പൈതൃകങ്ങൾ സ്മാരകങ്ങൾ പാരമ്പര്യങ്ങൾ എന്നിവ ഏതൊരു രാജ്യങ്ങൾക്കും അത്ഭുതമാണ് അത് വളരെയധികം പ്രശസ്തമായതുമാണ്. ധാരാളം മല നിരകളും തടാകങ്ങളും നദികളും നിറഞ്ഞ മനോഹരമായ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ പ്രശസ്തി ഇന്ന് വാനോളം ഉയർന്നിരിക്കുന്നു. അതിനു കാരണം പല മേഖകളാ പല മേഖലകളിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നു വളർന്നു വന്ന പ്രധാന വ്യക്തികളാണ് അതിന് കാരണം. അതിന് ഏറ്റവും ഉദാഹരണമായ കാര്യമാണ് നമ്മുടെ cricket ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ പല രാജ്യങ്ങളിൽ നിന്നും cricket ഇലേക്ക് പല കളിക്കാരും എത്തുന്നുണ്ടെങ്കിലും സച്ചിനെ പോലെ ഒരു വ്യക്തിയെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം അദ്ദേഹം നേടിയെടുത്ത record ഉകളും അതുപോലെതന്നെ അദ്ദേഹം നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി കളിച്ച കളികൾ ഒരു രാജ്യത്തിനു വേണ്ടിയും ഒരു കളിക്കാരനും ഇതുവരെ കളിച്ചിട്ടില്ല എന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. മറ്റു രാജ്യങ്ങൾക്ക് അത് വളരെ അധികം അത്ഭുതകരമായ കാര്യമാണ്. എന്തിന് സച്ചിനിലേക്ക് എത്തണമെന്നില്ല അതുപോലെതന്നെ ഈ കൊല്ലത്തെ global glo പുര global പുരസ്‌കാരത്തിന് അർഹമായത് നമ്മുടെ നാട്ടു നാട്ടു എന്ന

നടന്നത്. RRR എന്ന indian പടത്തിലെ ഗാനത്തിനാണ് മികച്ച ആ ഗാനമെന്ന് ലഭിക്കപ്പെട്ടത്. ഇന്ത്യയുടെ വർണ്ണശബളമായ പതാക ത്രിവർണ പതാക എന്ന് അറിയപ്പെടുന്നു. കാരണം അതിന് മൂന്ന് നിറങ്ങളാണുള്ളത്. നമ്മുടെ ദേശിയ ഗാനമായി കണക്കാക്കപ്പെടുന്നത് നമ്മുടെ ദേശിയ ഗാനമായി നമ്മൾ ആചരിക്കുന്നത് എവിടെച്ചെന്നാലും പ്രധാനപ്പെട്ട ഒരു പരുപാടി നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ദേശിയ ഗാനം മായ ജന ഗണമന എന്ന ഗാനം അവതരിപ്പിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അവ അവതരിപ്പിച്ചിട്ടുണ്ടാവണം പ്രധാനപ്പെട്ട

super league നടക്കുന്നുണ്ട്. football മത്സരങ്ങൾ cricket മത്സരങ്ങൾ hockey മത്സരങ്ങൾ ഇന്ത്യയുമായി പ്രധാനപ്പെട്ട പല തരം പ്രശ്നങ്ങൾ പല തരം പല തരം ആഘോഷ പരിപാടികൾക്ക് ഇടയിലും ഏറ്റവും ആദ്യം ജനങ്ങൾ മുൻഗണന നല്കുന്നത് നമ്മുടെ ദേശിയ ഗാനമായ ജന ഗണ മനക്കാണ് കാരണം ജനഗണമന ആലപിക്കുമ്പോൾ എല്ലാ ജനങ്ങളും ഒരേ സ്വരത്തോടെ എഴുന്നേറ്റ് നിന്ന് ബഹുമാനപൂർവ്വം നമ്മൾ നമ്മുടെ ദേശിയ ദേശീയതയെ ആചരിച്ചു കൊണ്ട് ദേശീയതയിൽ അഭിമാനിച്ചു കൊണ്ട് നമ്മൾ ഒരേ സ്വരത്തിൽ ജനഗണമന നമ്മൾ ചൊല്ലുന്നു. നമ്മുക്ക് എത്രമാത്രം നമ്മുടെ രാജ്യത്തോട് കൂറുണ്ട് എന്നത് നമ്മുടെ ദേശിയ ഗാനത്തിൽ തന്നെ അടങ്ങിയിരിക്കുന്നു. ഇന്ത്യ എന്നത് നമ്മുക്ക് വെറും ഒരു രാജ്യമല്ല നമ്മുടെ ശരീരത്തോട് നമ്മുടെ മണ്ണിനോട് കൂറ് പുലർത്തിയിട്ടുള്ള ഉം നമ്മുക്ക് നമ്മുടെ രാജ്യം കൈ പിടിച്ചു തന്ന രക്തത്താലും മു ധാരാളം മുറിവുകളാലും british കാരോട് പോരാടി നമ്മുക്ക് നേടിത്തന്ന നമ്മുടെ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ എന്നത് നമ്മളിൽ നിന്ന് വിട്ട് പോകുന്ന ഒന്നല്ല. നമ്മുടെ മണ്ണിൽ നമ്മൾ മരിക്കുമ്പോൾ തന്നെ നമ്മളെ ഇന്ത്യ എന്ന രാജ്യത്തിൽ തന്നെ നമ്മൾ മണ്ണിലോട് അലിയുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാന മന്ത്രി ബഹുമാന്യനായ ജവാഹർലാൽ നെഹ്‌റു ആണ്. നമ്മുടെ ആദ്യ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദുമാണ്. എത്രയെത്ര മഹാന്മാർ അവരുടെ ജീവിതം തുലച്ചുകൊണ്ട് british കാരോടും dutch കാരോടും portuguese കാരോടും പോരാടിക്കൊണ്ട് നേടിയെടുത്ത സ്വാതന്ത്യ്രമാണ് നമ്മൾ ഇന്ന് സുരക്ഷിതമായി ഓരോ ദിവസവും നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്ന ഇന്ത്യ നമ്മളുടെ കൈകളിലേക്ക് എത്തിച്ചത് ആ മഹാന്മാരായ ജനങ്ങളുടെ ജീവിതം തന്നെയാ അവരുടെ ജീവിതം തന്നെ നമ്മുക്കായി മാറ്റിവെച്ചിരിക്കുന്നു. വരും തലമുറകൾക്കായി അവർ സ്വന്തം രാജ്യത്തെ നമ്മുക്ക് സമ്മാനമായി നൽകി. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ആളാണ് മഹാത്മാ ഗാന്ധിജി എന്ന മഹത്‌വ്യക്തി ഗാന്ധിജി നിസ്സഹകരണ നിസ്സഹരണ സമരം ഉപ്പ് സത്യാഗ്രഹം അങ്ങനെ പല പല ദേശങ്ങളിൽ അദ്ദേഹം നടന്നു കൊണ്ടും ജനങ്ങൾക്കിടയിൽ പ്രചോദനം ഉൾക്കൊണ്ടു കൊണ്ട് എത്രയോ പ്രസംഗങ്ങൾ നടത്തിയും എത്രയോ സമരമുറകൾ നേരിട്ടും നമ്മുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യമാണ്. ഇന്ത്യ എന്ന രാജ്യത്തിൻറെ സ്വാതന്ത്ര്യം. അത് പോലെത്തന്നെ മഹാ വ്യക്തികളാണ് അംബേദ്‌കർ എന്തിന് നമ്മൾ എപ്പോളും ഓർക്കേണ്ട പല വ്യക്തികൾ നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട ഒരാള് മാത്രമാണ് ഭഗത് സിംഗ് എന്ന വ്യക്തി ഭഗത് സിംഗ് എന്ന വ്യക്തി british കാർ തൂക്കിലേറ്റി. എന്തിന്? നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടിയതുകൊണ്ട് മാത്രം. നമ്മുടെ രാജ്യം അവർക്ക് എന്തായിരുന്നുവെന്നത് നമ്മെ എത്രമാത്രം

നമ്മുടെ ഇവിടെയുണ്ടായ പലതര പ്രധാനപ്പെട്ട ഇനങ്ങൾക്കും വേണ്ടി നമ്മളെ ആക്രമിക്കുകയും നമ്മക്ക് വേണ്ടി പിഴ ചുമത്തുകയും നമ്മുടെ വ മണ്ണില് വന്ന് നമ്മളെ ഉപദ്രവിക്കുകയും നമ്മളെ വെട്ടിനുറുക്കുകയും വെടിവെച്ചിടുകയും ചെയ്ത ആ മഹാ നീചന്മാരോട് പൊരുതി നേടിയ സ്വാതന്ത്യ്രമാണ് ഇന്ന് നിലനിൽക്കുന്ന ഇന്ത്യ എന്ന രാജ്യത്തിൻറെ ഏറ്റവും വലിയ കരുത്ത്. ഇന്ത്യ എന്ന രാജ്യം ഇന്ന് വളരെയധികം പുരോഗമിച്ചിരിക്കുന്നു. ഇന്ത്യ എന്നത് ഏറ്റവും വലിയ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഭൂകാണ്ഡത്തിലാണ് നമ്മുടെ രാജ്യം സ്ഥിതി ചെയ്യുന്നത്. എന്തിന് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് അറിയപ്പെടുന്നത് തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഇന്ത്യ മാത്രമാണ് ഇന്ത്യ എന്ന രാജ്യത്തെ ഇന്ത്യ എന്ന രാജ്യത്തെ പല രാജ്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയുന്നത് ഇന്ത്യ എന്ന രാജ്യം എല്ലാവർക്കും പ്രചോദനമാണ് കാരണം നമ്മളുടെ ഒത്തൊരുമ മറ്റുള്ള രാജ്യങ്ങൾക്ക് കൂടി നമ്മൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൊണ്ടിരിക്കേണ്ട അവസ്ഥയാണ് ഇന്നത്തേത്. കാരണം മറ്റു പല രാജ്യങ്ങളിലും വർഗീയ കലാപങ്ങൾ പൊട്ടിപ്പൊറപ്പെടുന്നു ഇന്ത്യ എന്ന രാജ്യത്ത് നമ്മൾ ഒറ്റക്കെട്ടായി നിലകൊള്ളുന്നു. വിസ്‌തൃതിയിൽ ലോകത്തിലെ ഏഴാമത്തെ വലിയ രാജ്യമാണ് എൻ എന്നാലും ഏറ്റവും കൂടുതൽ ജനസംഘ്യ ഉള്ള രാജ്യം ഇന്ത്യ എന്നതാണ്. ഓരോ തലമുറ കഴിയുമ്പോളും പുതു തലവയുടെ തലമുറയുടെ ബുദ്ധിയാൽ ഇന്ത്യ വികസിച്ചെടുക്കുന്നു. പല തര കണ്ടുപിടിത്തങ്ങൾ നടക്കുന്നു. പല സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുന്നു ഇന്ത്യ എന്ന രാജ്യം ഓരോ നിമിഷവും ഓരോ second ലും നമ്മൾ മുന്നോറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ വിജയം ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം എന്നത് വളർന്നു വരുന്ന പുതു തലമുറയാണ് എന്നത് വെരുന്നുവ വരുന്ന വളർന്നു വരുന്ന പുതിയ തലമുറയാണ് എന്നതിൽ യാതൊരു മില്ല. കാരണം ഇന്ത്യ എന്ന രാജ്യം ഏറ്റവും കൂടുതൽ ആകൃഷ്ടരായിരിക്കുന്നത് ഇന്നത്തെ പുതിയ തലമുറയെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത്‌ ഇപ്പൊ വളർന്ന് വരുന്ന പുത്തൻ തലമുറയാണ് കാരണം നമുക്കറിയാത്ത പല കാര്യങ്ങളും അടുത്ത തലമുറക്കു പറയാനുണ്ടാവും നമ്മുക്ക് കേൾക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും പുതു തലമുറക്ക് കേൾക്കാനുണ്ടാവും ഇന്ത്യയുടെ രാജ്യം ഇന്ത്യയുടെ വികസനം ഇന്ത്യയുടെ വളർച്ച. ഇന്ത്യയുടെ വളർച്ചയുടെ ഏറ്റവും പരമ പ്രധാനമായ കാര്യം ഇനി വരുന്ന പുതു തലമുറക്ക് പറയാനുണ്ടാവും പുതു തലമുറക്ക് കേൾക്കാനുണ്ടാവും അവർ ഇന്ത്യ എന്ന രാജ്യത്തെ പല തലങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നവരായിരിക്കും. രാമേശ്വരം എന്ന സ്ഥലത്തില്‍ അബ്ദുൽ കലാം ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇൻ അത് നമ്മുടെ ഇന്ത്യയുടെ വളർച്ചക്ക് എത്രമാത്രം

അമേരിക്ക പോലെ ഏറ്റവും വളർച്ചയായ ജനങ്ങൾ പട്ടിണിയിൽ അല്ലാത്ത ദാരിദ്ര്യത്തിൽ അല്ലാത്ത ഏതൊരു ജനതയും സന്തോഷത്തോടെ സാംസ്കാരികമായ ഓരോചനയും ഓരോജനതയും സന്തോഷത്തോടെ ഓരോ ദിവസം മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഒരു രാജ്യമായി വളരാൻ അധികം സമയം വേണ്ടിവരില്ല എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഇന്ത്യ എന്ന രാജ്യം ഇന്ത്യ എന്ന രാജ്യം സാഹോദര്യത്തെ സാഹോദര്യത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും വളരുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ഇന്ത്യ എന്ന രാജ്യം വളരെ മുന്നോട്ട് പോയിരിക്കുന്നു. കായികപരമായും സാംസ്കാരികപരമായും കലപരമായും ഇന്ത്യ എന്ന രാജ്യം വളരെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നു. ഇന്ത്യ എന്ന രാജ്യം പല രാജ്യങ്ങൾക്കും പ്രചോദനമാണ്

പ്രധാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളായ ഒന്ന് ഏഴ് അത്ഭുതങ്ങളിലൊന്നായ താജ് മഹൽ സ്ഥിതി ചെയ്യുന്നത് തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഇന്ത്യയിലാണ് എന്നത് വളരെ അധികം പ്രധാനപ്പെട്ടത്താണ്.